എങ്ങനെയുള്ള ഫോണാണ്? എത്ര രൂപ ബഡ്ജറ്റിലുള്ള ഫോണാണ് നോക്കുന്നത്? ഞാനിപ്പോ നോക്കുന്നത് ഇപ്പം, എന്‍റെ കൈയില് ഉപയോഗിച്ചോണ്ടിരുന്ന ഫോണ് കമ്പ്ലൈന്‍റ് ആയിപ്പോയി. കംപ്ലൈന്‍റായിപ്പോയിന്ന് പറഞ്ഞാ, അത് ഇത്തി കൊറച്ച് നാളായി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്, പിന്ന അതീ ഡിസ്പ്ലേക്ക കുറച്ച് കമ്പ്ലൈന്‍റായിരുന്നു. അതിന്‍റൂട ഇപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഹാങ്ങ് ആവും. നല്ല സ്ലോ ആണ്. ങ്ങാ അങ്ങനെക്ക ആയപ്പഴാണ് പുതിയൊരു ഫോൺ വാങ്ങാം എന്നൊരു വിചാരം ഉണ്ടായത്. ഇപ്പ കുറച്ച് കാശൊക്കെ വന്നപ്പോ, ങാ, ഒരു 50 രൂപേക്ക ബഡ്ജറ്റുണ്ട് എന്‍റെലിപ്പം. അമല് എന്തൊക്കെയാണ്? എന്ന്ച്ചാ നമ്മളിപ്പോ ബഡ്ജറ്റ് മാത്രമല്ല, എങ്ങനെയൊക്കെ ഉപയോഗിക്കാനാണെന്ന് നോക്കീട്ടാണ് ഫോൺ സെലക്ട് ചെയ്യുക. എന്ന്ച്ചാ ഇപ്പൊ ഫോട്ടോ എടുക്കാനാണോ, അല്ലെങ്കില് യൂട്യൂബ് കാണാനാണോ അല്ലെങ്കില് ഹെവിയായിട്ടുള്ള കാര്യങ്ങള് ചെയ്യാൻ, ഇപ്പൊ വീഡിയോ എഡിറ്റിംഗ് പോലുള്ള കാര്യങ്ങള് ചെയ്യാനാണെങ്കില് അങ്ങനെ. അതനുസരിച്ചിപ്പോ ഗെയിം കളിക്കാനാണെങ്കി അങ്ങനെ. അതനുസരിച്ചാണ് നമ്മള് ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കാണെങ്കി അത്യാവശ്യം ഇത്, എനിക്കത്യാവശ്യം ഫോട്ടോക്ക എടുക്കണം. പിന്നെ അത്യാവശ്യം ഇത് ഓഫീസിലക്ക പോകുന്ന വഴിക്ക് ബസ്സിരുന്ന് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഈ കുക്കിംഗ് വീഡിയോ, അങ്ങനെക്ക ഒള്ളതാണെങ്കിലും, പിന്ന ഈ സിനിമ കാണും. പിന്ന അത്യാവശ്യം നല്ല സ്പീഡായിരിക്കണം. പിന്ന വീഡിയോ എഡിറ്റിംഗക്ക ഫോണില് ചെയ്യാമ്പറ്റോ? അതീ കമ്പ്യൂട്ടറിലക്കല്ലേ ചെയ്യാമ്പറ്റൂ? മൊബൈലില് അതൊക്കെ പറ്റോ? ഇപ്പഴുള്ള ഫോണുകളന്ന് പറഞ്ഞാ അത്രയും പവർഫുള്ളാണ്. പണ്ടത്തെപ്പോലെ അല്ല. ഇപ്പഴുള്ള ഫോണുകള് ഏകദേശം ഒരു കമ്പ്യൂട്ടറിന്‍റെ അത്രയും സ്പീഡുള്ള വലിയ പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വച്ചിട്ട് വലിയ ഹെവിയായിട്ടുള്ള കാര്യങ്ങള് ചെയ്യാൻ എന്ന്ച്ചാ ത്രീഡി മോഡലിംഗ് വരെ ഫോണില് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ങ്ങാ. അതെങ്ങനെ ത്രീഡി മോഡലിംഗ് ഫോണില് ചെയ്യാമ്പറ്റോ?

മ്മ്. അത് ഈ വലിയ കോപ്പറേറ്റ് കമ്പനികക്കെല്ലാം അതൊര് ബിസിനസ് ട്രിക്ക് തന്നെയാണ്. കാര്യംന്ന് വച്ചാ ആൾക്കാരിതെല്ലാം യൂസ് ചെയ്യുമ്പോ, അതീന്ന് ഒരു നെറ്റ് വർക്കീന്ന് തന്ന നല്ലൊരു ഏർണിങ്സ് അവർക്ക് കിട്ടുന്നൊണ്ട്. എന്നാലും എല്ലാം മൊബൈൽ കൊണ്ട് ഒരുപാട് ഉപയോഗോണ്ട്. അതെ. നമ്മള സംബന്ധിച്ചിടത്തോളം ഇതെന്തായാലും ബെനിഫിറ്റ് തന്നെയാണ്. നമുക്ക് എന്തായാലും നല്ലൊരു ഫോൺ നോക്കാം. ങ്ങാ ശരി. നീ നല്ലൊരു ഫോൺ നോക്കീട്ടേ നിഷാദ് എന്ന അറിയിച്ചാ മതിയേ.